മനസ്സ് പറയുന്നത് നാൽപ്പത്തി ആറാം ലക്കം
പ്രിയപ്പെട്ട ദേശവാസികളേ നമസ്കാരം
ഈയിടെയായി പലയിടത്തും വളരെയധികം മഴ പെയ്യുന്നതായുള്ള വാർത്തകൾ എത്തുന്നുണ്ട്
ചിലയിടങ്ങളിൽ അധികം മഴ കാരണം വേവലാതിപ്പെടുത്തുന്ന സ്ഥിതിയാണെന്ന വാർത്തകളും വരുന്നുണ്ട് ചിലയിടങ്ങളിൽ ഇപ്പോഴും ആളുകൾ മഴ കാത്തിരിക്കുന്നു
ഭാരതത്തിന്റെ ഭൂവിസ്തൃതിയും വൈവിധ്യവും കാരണം ചിലപ്പോഴൊക്കെ മഴയും ഇഷ്ടാനിഷ്ടങ്ങൾ കാണിക്കുന്നുണ്ട്
പക്ഷേ നാം മഴയെ കുറ്റപ്പെടുത്തുന്നതെന്തിനാണ് മനുഷ്യൻ തന്നെയാണ് പ്രകൃതിയുമായി സംഘർഷത്തിന്റെ വഴി തിരഞ്ഞെടുത്തത്
അതിന്റെ പരിണിത ഫലമെന്നോണമാണ് ചിലപ്പോഴൊക്കെ പ്രകൃതി നമ്മോട് കോപിക്കുന്നത്
അതുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിയുടെ രക്ഷകരാകുക പ്രകൃതിയെ പോഷിപ്പിക്കുന്നവരാകുക എന്നത് നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തമാണ്
അങ്ങനെ ചെയ്താൽ പ്രകൃതിദത്തമായ കാര്യങ്ങളിൽ സന്തുലനം സ്വയം ഉണ്ടാകും
കഴിഞ്ഞ ദിവസം ഒരു പ്രകൃതി ദുരന്തത്തിന്റെ വാർത്ത ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി
മനുഷ്യമനസ്സിനെയാകെ പിടിച്ചു കുലുക്കി
നിങ്ങളേവരും ടി
യിൽ കണ്ടിരിക്കും
തായ്ലന്റിൽ ഫുട്ബോൾ കളിക്കാരായ 12 കുട്ടികളുടെ ടീമിനെ അവരുടെ കോച്ച് നാടുചുറ്റുന്നതിനിടയിൽ ഗുഹയിൽ കൊണ്ടുപോയി
അവിടെ ഗുഹയിൽ അകത്തു പോകാനും പുറത്തിറങ്ങാനും കുറച്ച് മണിക്കൂറുകൾ വേണ്ടി വരും
എന്നാൽ അന്നേ ദിവസം വിധിയുടെ തീരുമാനം മറ്റു ചിലതായിരുന്നു
അവർ ഗുഹയുടെ ഉള്ളിൽ കുറച്ചധികം കടന്നു കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി വലിയ മഴ കാരണം ഗുഹാമുഖത്തിനടുത്ത് വളരെയധികം വെള്ളക്കെട്ടുണ്ടായി
അവർക്ക് പുറത്തിറങ്ങാനുള്ള വഴി അടഞ്ഞു പോയി
മറ്റു വഴിയൊന്നും കിട്ടാഞ്ഞതു കാരണം അവർ ഗുഹയുടെ ഉള്ളിൽ ഒരു ചെറിയ പാറയുടെ മുകളിൽ അഭയം തേടി അതും ഒന്നോ രണ്ടോ ദിവസമല്ല പതിനെട്ടു ദിവസം
കുട്ടികൾ മുന്നിൽ മരണത്തെ കാണാനിടയായാൽ ഓരോ നിമിഷവും അതിനെ നേരിട്ടുകൊണ്ട് കഴിയേണ്ടി വരുമ്പോൾ ആ നിമിഷങ്ങൾ എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കൂഹിക്കാം
ഒരു വശത്ത് അവർ അപകടത്തെ നേരിട്ടുകൊണ്ടിരുന്നു മറുവശത്ത് ലോകത്തിലെ മനുഷ്യരൊന്നാകെ ഒരുമിച്ചു ചേർന്ന് മാനുഷികമൂല്യങ്ങൾ പ്രകടമാക്കുകയായിരുന്നു
ലോകമെങ്ങും ആളുകൾ ഈ കുട്ടികളെ സുരക്ഷിതരായി പുറത്തിറക്കുന്നതിനായി പ്രാർത്ഥിക്കുകയായിരുന്നു
കുട്ടികളെവിടെയാണ് ഏതു സ്ഥിതിയിലാണ് അവരെ എങ്ങനെ പുറത്തിറക്കാനാകും എന്നറിയാൻ എല്ലാ വിധത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു
സമയത്തിന് രക്ഷപ്പെടുത്താനായില്ലെങ്കിൽ മൺസൂൺ സീസണിൽ കുറച്ചു മാസങ്ങളോളം തന്നെ അവരെ പുറത്തിറക്കുക അസാധ്യമാകും
എന്നാൽ അവസാനം നല്ല വാർത്തയെത്തിയപ്പോൾ ലോകത്തിനാകെ സമാധാനമായി സന്തോഷമായി
എന്നാൽ ഈ സംഭവത്തെ മറ്റൊരു രീതിയിൽ കാണാനാണ് എനിക്കു തോന്നുന്നത്
രക്ഷപ്പെടുത്തൽ ആകെക്കൂടി എങ്ങനെയാണു നടന്നത് എല്ലാ തലത്തിലും ഉത്തരവാദിത്തബോധമുണ്ടായത് ആശ്ചര്യകരമായിരുന്നു
എല്ലാവരും ഗവൺമെന്റും ഈ കുട്ടികളുടെ അച്ഛനമ്മമാരും അവരുടെ ബന്ധുക്കളും മാധ്യമങ്ങളും രാജ്യത്തെ ജനങ്ങളും എല്ലാവരുംതന്നെ സമാധാനത്തോടും ക്ഷമയോടും കാത്തിരുന്നു
എല്ലാവരും ഒരു ടീമായി ആ ദൌത്യത്തിൽ പങ്കെടുത്തു
എല്ലാവരുടെയും സംയമനത്തോടെയുള്ള പെരുമാറ്റം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണെന്ന് എനിക്കു തോന്നുന്നു
അച്ഛനമ്മമാർക്ക് ദുഃഖമുണ്ടായിരുന്നില്ലെന്നല്ല അവർ കരഞ്ഞിട്ടുണ്ടാവില്ലെന്നല്ല എന്നാൽ അവരുടെ ക്ഷമ സംയമനം സമൂഹത്തിന്റെയാകെ സമാധാനത്തോടെയുള്ള പെരുമാറ്റം ഇതെല്ലാം നമുക്കു പാഠമാണ്
ഈ സംരംഭത്തിൽ തായ്ലന്റിന്റെ നാവികസേനയിലെ ഒരു ജവാന് ജീവൻ ബലിനൽകേണ്ടിവന്നു
ഇത്രയും കഠിനമായ പരിതഃസ്ഥിതിയിലായിട്ടും ജലം നിറഞ്ഞ ഒരു ഇരുളടഞ്ഞ ഗുഹയിൽ ഇത്രയും ധൈര്യത്തോടും ക്ഷമയോടും കൂടി അവർ പ്രതീക്ഷ കൈവിടാതിരുന്നുവെന്നതിൽ ലോകത്തിനാകെ ആശ്ചര്യമാണുള്ളത്
മാനവികത ഒരുമിച്ചു ചേരുമ്പോൾ അദ്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നാണിത് കാണിക്കുന്നത്
ശാന്തവും ഉറച്ചതുമായ മനസ്സോടെ ലക്ഷ്യത്തിൽ മനസ്സുറപ്പിച്ച് അതിനായി പ്രവർത്തിക്കുക എന്നതേ വേണ്ടൂ
കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ പ്രിയപ്പെട്ട കവി നീരജ് ജി നമ്മെ വിട്ടു പോയി
പ്രതീക്ഷ വിശ്വാസം ദൃഢനിശ്ചയം ആത്മവിശ്വാസം എന്നിവ ധ്വനിക്കുന്നത് നീരജ് ജിയുടെ കവിതകളുടെ വിശേഷതയായിരുന്നു
നാം ഭാരതീയർക്ക് നീരജ് ജി പറഞ്ഞതെല്ലാം വളരെ ശക്തിയും പ്രേരണയും ഏകുന്നതാകും
അദ്ദേഹം എഴുതി
ഇരുട്ടസ്തമിച്ചേ തീരൂ
കൊടുങ്കാറ്റിങ്ങു വന്നാലും
ഇടിമിന്നലുകൾ ചൊരിഞ്ഞാലും
ദീപമൊന്നുതെളിഞ്ഞാൽപ്പിന്നെ
ഇരുട്ടെന്നതസ്തമിച്ചേ തീരൂ
നീരജ് ജിയിക്ക് ആദരവോടെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു
നമസ്തേ പ്രധാനമന്ത്രിജീ എന്റെ പേര് സത്യം എന്നാണ്
ഞാൻ ഈ വർഷം ദില്ലി യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം വർഷ വിദ്യാർഥിയായി അഡ്മിഷൻ നേടിയിട്ടുണ്ട്
ഞങ്ങളുടെ സ്കൂൾ ബോർഡ് പരീക്ഷാ സമയത്ത് അങ്ങ് പരീക്ഷയുടെ ടെൻഷനെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും സംസാരിച്ചു
എന്നെപ്പോലുള്ള വിദ്യാർഥികൾക്ക് ഇനി അങ്ങയുടെ സന്ദേശമെന്താണ്
ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളവും യുവാക്കളെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ടതാണ്
കാരണം ഇത് കോളജുകളുടെ പീക് സീസൺ എന്നു പറയാം
സത്യത്തിനെപ്പോലുള്ള ലക്ഷക്കണക്കിന് യുവാക്കൾ സ്കൂളിൽ നിന്നിറങ്ങി കോളജിലേക്കു പോകുന്ന സമയമാണിത്
ഫെബ്രുവരിയും മാർച്ചും പരീക്ഷാപേപ്പറുകൾ ഉത്തരങ്ങൾ എന്നിങ്ങനെ പോയാൽ ഏപ്രിൽ മെയ് അവധിക്കാലം കളിക്കാനും പിന്നെ റിസൽട്ട് കാത്തിരിക്കാനും ജീവിതത്തിൽ മുന്നോട്ടുള്ള ദിശ തീരുമാനിക്കാനും കരിയർ തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ള സമയമാണ്
ജൂലായ് മാസം യുവാക്കൾ ജീവിതത്തിലെ പുതിയ തലത്തിലേക്ക് ചുവടു വയ്ക്കുന്നു ശ്രദ്ധ ചോദ്യങ്ങളിൽ നിന്നു മാറി കട്ട് ഓഫിലേക്കെത്തുന്നു
കുട്ടികൾ അച്ഛനമ്മമാരുടെ തണലിൽ നിന്ന് പ്രൊഫസർമാരുടെ തണലിലേക്കെത്തുന്നു
എന്റെ യുവസുഹൃത്തുക്കൾ കോളജ് ജീവിതത്തിന്റെ തുടക്കം മുതൽ വളരെ ഉത്സാഹികളും സന്തുഷ്ടരുമായിരിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്
ആദ്യമായി വീട്ടിൽ നിന്ന് പുറത്തു പോയി ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോയി ഒരു സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തിറങ്ങി താൻതന്നയാണ് നിയന്താവ് എന്നാകേണ്ടി വരും
ഇത്രയധികം യുവാക്കൾ ആദ്യമായി സ്വന്തം വീടുകൾ വിട്ട് ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകാനായി പുറപ്പെടുന്നു
പല വിദ്യാർഥികളും അവരുടെ കോളജുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാകും
ചിലർ ചേരാൻ തയ്യാറെടുക്കുകയാകും
ശാന്തരായിരിക്കുക ജീവിതം ആസ്വദിക്കുക ജീവിതത്തിൽ അന്തരാത്മാവിന്റെ ആനന്ദം അറിയുക എന്നാണ് എനിക്കു നിങ്ങളോടു പറയാനുള്ളത്
പുസ്തകങ്ങളിലൂടെയല്ലാതെ വേറെ വഴിയില്ല പഠിക്കുകതന്നെ വേണം എങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശീലം ഉണ്ടായിരിക്കണം
പഴയ സുഹൃത്തുക്കളുടെ വില വളരെ വലുതാണ്
കുട്ടികാലത്തെ കൂട്ടുകാർ വലിമതിക്കാത്തവരാണ് എങ്കിലും പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതും ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതുമെല്ലാം അതിന്റേതായ രീതിയിൽ ബോധപൂർവ്വം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്
പുതിയതായി ചിലതു പഠിക്കുക പുതിയ പുതിയ നൈപുണ്യങ്ങൾ നേടുക പുതിയ പുതിയ ഭാഷകൾ പഠിക്കുക
സ്വന്തം വീടു വിട്ട് പുറത്തൊരിടത്ത് പഠിക്കാൻ പോയവർ ആ സ്ഥലത്തെ അവിടത്തെക്കുറിച്ചറിയുക അവിടത്തെ ജനങ്ങളെ ഭാഷ സംസ്കാരം ഒക്കെ അറിയുക അവിടത്തെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുണ്ടാകും അവിടെ പോവുക അവിടത്തെക്കുറിച്ചറിയുക
പുതിയ ഇന്നിംഗ്സ് തുടങ്ങുകയാണ് എല്ലാ യുവാക്കൾക്കും എന്റെ ശുഭാശംസകൾ
ഇപ്പോൾ കോളജ് സീസണിന്റെ കാര്യംപറയുമ്പോൾ മധ്യപ്രദേശിലെ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ ഒരു വിദ്യാർഥി ആശാറാം ചൌധരി ജീവിതത്തിലെ കഷ്ടപ്പെടുത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് എങ്ങനെ വിജയം നേടി എന്ന വാർത്ത കാണുകയായിരുന്നു
അദ്ദേഹം ജോധ്പുർ എയിംസിലെ എംബിബിഎസ് പരീക്ഷയിൽ ആദ്യ ശ്രമത്തിൽത്തന്നെ വിജയം നേടി
അദ്ദേഹത്തിന്റെ പിതാവ് ചപ്പുചവറുകൾ പെറുക്കിയാണ് കുടുംബം പോറ്റുന്നത്
അദ്ദേഹത്തിന്റെ ഈ വിജയത്തിൽ ഞാൻ ആശംസകളേകുന്നു
ഇങ്ങനെ ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള വെല്ലുവിളികളുള്ള ചുറ്റുപാടുകളിൽ നിന്നുള്ളവരാണെങ്കിലും സ്വന്തം അധ്വാനം കൊണ്ടും സമർപ്പണം കൊണ്ടും നമുക്കേവർക്കും പ്രേരണാദായകമാകുന്ന കാര്യങ്ങൾ ചെയ്ത എത്രയോ വിദ്യാർഥികളുണ്ട്
പിതാവ് ഡിടിസിയിലെ ഡ്രൈവറായ ദില്ലിയിലെ പ്രിൻസ് കുമാറും കൊൽക്കത്തയിലെ ഫുട്പാത്തിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിൽ പഠിച്ച അഭയ് ഗുപ്തയും അച്ഛൻ ഓട്ടോറിക്ഷാ ഡ്രൈവറായ അഹമ്മദാബാദിലെ മകൾ ആഫറീൻ ഷൈഖും അഭിനന്ദനാർഹരാണ്
അച്ഛൻ സ്കൂൾ ബസ് ഡ്രൈവറായ നാഗപൂരിലെ മകൾ ഖുശിയും അച്ഛൻ കാവൽക്കാരനായ ഹരിയാനയിലെ കാർത്തികും അച്ഛൻ ഇഷ്ടികക്കളത്തിൽ ജോലിചെയ്യുന്ന ജാർഖണ്ഡിലെ രമേശ് സാഹുവും ഒക്കെ അഭിനന്ദനം അർഹിക്കുന്നവരാണ്
രമേശ് ഉത്സവസ്ഥലങ്ങളിൽ കളിപ്പാട്ടം വിറ്റു നടന്നിരുന്നു
ജന്മനാൽ സ്പൈനൽ മസ്കുലർ ആട്രോഫി എന്ന ജനിറ്റിക് രോഗം ബാധിച്ച ദിവ്യാഗംയായ ഗുഡ്ഗാവിലെ മകൾ അനുഷ്കാ പാണ്ഡാ തുടങ്ങി പലരും തങ്ങളുടെ ദൃഢനിശ്ചയം കൊണ്ടും ഉത്സാഹം കൊണ്ടും എല്ലാ തടസ്സങ്ങളെയും കടന്ന് ലോകം നോക്കിനിന്നുപോകുന്ന നേട്ടങ്ങൾ കൈവരിച്ചു
നാം ചുറ്റുപാടും നോക്കിയാൽ ഇതുപോലുള്ള പല ഉദാഹരണങ്ങളും നമുക്കു കാണാൻ കഴിയും
രാജ്യത്തിന്റെ ഏതൊരു കോണിലെയും ഏതൊരു നല്ല സംഭവവും എന്റെ മനസ്സിന് ഊർജ്ജം പകരുന്നു പ്രേരണയേകുന്നു
ഈ യുവാക്കളുടെ കഥ നിങ്ങളോടു പറയുമ്പോൾ എനിക്ക് നീരജിന്റെ ആ കാര്യമാണ് ഓർമ്മ വരുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യവുമതാണ്
നീരജ് ജി പറഞ്ഞു
ഭൂമിതൻ ഗീതമെനിക്കാകാശത്തോളമുയർത്തണം
വെളിച്ചത്തിലേക്കിനിയിരുളിനെയും ക്ഷണിക്കണം
വാളിനെ പുഷ്പസുഗന്ധത്താൽ ശിരസ്സുനമിപ്പിക്കണം
പാടിപ്പാടിയെനിക്കീ പർവ്വതങ്ങളെയുമുണർത്തണം
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ കുറച്ചു നാളുകൾക്കു മുമ്പ് ഒരു വാർത്ത എന്റെ കണ്ണിൽ പെട്ടു
അതിങ്ങനെയായിരുന്നു
രണ്ടു യുവാക്കൾ മോദിയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു
കൂടുതൽ വായിച്ചപ്പോൾ നമ്മുടെ യുവാക്കൾ സാങ്കേതികവിദ്യ സമർഥമായും സൃഷ്ടിപരമായും ഉപയോഗിച്ച് സാധാരണക്കാരന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു എന്നു മനസ്സിലായി
സംഭവമിതായിരുന്നു ഒരിക്കൽ അമേരിക്കയിലെ ടെക്നോളജി ഹബ് എന്നറിയപ്പെടുന്ന സാൻജോസ് നഗരത്തിൽ ഞാൻ ഭാരതീയരായ യുവാക്കളുമായി ചർച്ച നടത്തുകയായിരുന്നു
ഞാനവരോട് അവർക്ക് ഭാരതത്തിനുവേണ്ടി തങ്ങളെ കഴിവിനെ എങ്ങനെ ഉപയോഗിക്കാനാകും എന്നാലോചിക്കൂ സമയംകണ്ടെത്തി ചിലതു ചെയ്യൂ എന്നുപറഞ്ഞു
ഞാൻ മസ്തിഷ്ക ചോർച്ച ബ്രയിൻ ഡ്രെയിൻ എന്നതിനെ മസ്തിഷ്കനേട്ട ബ്രയിൻ ഗെയിൻ മാക്കി മാറ്റാൻ അഭ്യർഥിച്ചു
റായ്ബറേലിയിലെ രണ്ടു ഐ ടി പ്രൊഫഷണലുകൾ യോഗേശ് സാഹുജിയും രജനീശ് വാജ്പേയിജി യും എന്റെ ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഒരു വേറിട്ട ശ്രമം നടത്തി
തങ്ങളുടെ പ്രൊഫഷണൽ സ്കിൽ ഉപയോഗിച്ച് യോഗേശ്ജിയും രജനീശ്ജിയും ഒരുമിച്ച് സ്മാർട്ട് ഗാവ് ആപ് തയ്യാറാക്കി
ഈ ആപ് ഗ്രാമത്തിലെ ജനങ്ങളെ ലോകവുമായി ബന്ധിപ്പിക്കുന്നുവെന്നു മാത്രമല്ല മറിച്ച് അവർക്ക് ഏതൊരു വിവരവും അറിവും തങ്ങളുടെ തന്നെ മൊബൈലിൽ അറിയുവാനുമാകുന്നു
റായ് ബറേലിയിലെ തൌധക്പൂർ എന്ന ഗ്രാമത്തിലെ ഗ്രാമവാസികളും ഗ്രാമപ്രധാനും ജില്ലാ മജിസ്ട്രേട്ടും സിഡിഒ യും എല്ലാം ഈ ആപ് ഉപയോഗിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചു
ഈ ആപ് ഗ്രാമത്തിൽ ഒരുതരത്തിൽ ഡിജിറ്റൽ വിപ്ലവം കൊണ്ടുവരുന്ന കാര്യമാണു ചെയ്യുന്നത്
ഗ്രാമത്തിലുണ്ടാകുന്ന എല്ലാ വികസന കാര്യങ്ങളും റെക്കോഡു ചെയ്യുക ട്രാക് ചെയ്യുക മോനിട്ടർ ചെയ്യുക എല്ലാം ഈ ആപ് വഴി എളുപ്പമായി
ഈ ആപ് ൽ ഗ്രാമത്തിലെ ഫോൺ ഡയറക്ടറി ന്യൂസ് സെക്ഷൻ ഇവന്റ്സ് ലിസ്റ്റ് ഹെൽത്ത് സെന്റർ ഇൻഫർമേഷൻ കേന്ദ്രം എല്ലാം ഉണ്ട്
ഈ ആപ് കർഷകർക്കും വളരെ പ്രയോജനപ്രദമാണ്
ആപ് ന്റെ ഗ്രാമർ ഫീചർ കർഷകർക്കിടയിലെ ഫാക്ട് റേറ്റ് ഒരു തരത്തിൽ അവരുടെ ഉൽപ്പന്നത്തിന് ഒരു വിപണി എന്ന പോലെ പ്രയോജനപ്പെടുന്നു
ഈ സംഭവത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ യുവാവ് അമേരിക്കയിൽ അവിടത്തെ ജീവിതരീതി ചിന്താഗതികൾക്കെല്ലാമിടയിലാണ് ജീവിക്കുന്നതെന്നു കാണാം
പല വർഷങ്ങൾക്കു മുമ്പ് ഭാരതം വിട്ടിരിക്കും എങ്കിലും സ്വന്തം ഗ്രാമത്തിന്റെ മുക്കും മൂലയും അറിയുന്നു വെല്ലുവിളികളെ മനസ്സിലാക്കുന്നു ഗ്രാമവുമായി വൈകാരിക ബന്ധം പുലർത്തുന്നു
ഈ കാരണം കൊണ്ട് അവന് ഒരുപക്ഷേ ഗ്രാമത്തിനു വേണ്ടത് വേണ്ടരീതിയിൽ ഉണ്ടാക്കുവാൻ സാധിച്ചു
സ്വന്തം ഗ്രാമവുമായി സ്വന്തം വേരുകളുമായി ഈ ബന്ധവും ജന്മഭൂമിയ്ക്കുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയും എല്ലാ ഭാരതീയന്റെയും മനസ്സിൽ സ്വാഭാവികമായി ഉണ്ട്
എന്നാൽ ചിലപ്പോഴൊക്കെ സമയക്കുറവുകാരണം ചിലപ്പോൾ ദൂരം കാരണം ചിലപ്പോൾ ചുറ്റുപാടുകൾ കാരണം അതിന്റെമേൽ ചാരത്തിന്റെ നേരിയ പാളി മൂടിപ്പോകുന്നു
എന്നാൽ ഒരു ചെറിയ കനലെങ്കിലും അതുമായി സ്പർശിച്ചാൽ എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി പ്രകടമാകുന്നു അത് കഴിഞ്ഞു പോയ കാലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു
നമുക്കും അന്വേഷിക്കാം നമ്മുടെ കാര്യത്തിലും അങ്ങനെയെങ്ങാനും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം സ്ഥിതിഗതികൾ ചുറ്റുപാടുകൾ അകൽച്ചകൾ നമ്മെ അകറ്റിയിട്ടില്ലേ എന്നു നോക്കാം ചാരം മൂടിയിട്ടുണ്ടോ എന്നു നോക്കാം
തീർച്ചയായും ചിന്തിക്കൂ
ആദരണീയ പ്രധാനമന്ത്രിജീ നമസ്കാരം ഞാൻ സന്തോഷ് കാകഡേ മഹാരാഷ്ട്രയിലെ കോൽഹാപുരിൽ നിന്നു സംസാരിക്കുന്നു
പംഢർപൂർ വാരി എന്നറിയപ്പെടുന്ന പംഢർപൂർ തീർഥയാത്ര മഹാരാഷ്ട്രയുടെ പഴയ പാരമ്പര്യമാണ്
എല്ലാ വർഷവും ഇത് വളരെ ഉത്സാഹത്തോടും സന്തോഷത്തോടും ആഘോഷിക്കപ്പെടുന്നു
ഏകദേശം 78 ലക്ഷം വാർകരികൾ എന്നറിയപ്പെടുന്ന തീർഥയാത്രക്കാർ ഇതിൽ പങ്കെടുക്കുന്നു
ഈ വേറിട്ട സംഭവത്തെക്കുറിച്ച് രാജ്യത്തെ ബാക്കി ജനങ്ങളും അറിയുന്നതിനുവേണ്ടി അങ്ങ് ഈ പംഢർപൂർ വാരിയെക്കുറിച്ച് പറയണം
സന്തോഷ്ജി താങ്കളുടെ ഫോൺകോളിന് വളരെ നന്ദി
തീർച്ചയായും പംഢർപുർ വാരി വളരെ അദ്ഭുതകരമായ തീർഥയാത്രയാണ്
സുഹൃത്തുക്കളേ ആഷാഢ ഏകാദശി ഇപ്രാവശ്യം ജൂലൈ23 നാണ് ആഘോഷിക്കപ്പെടുന്നത്
പംഢർപുർ മഹാരാഷ്ട്രയിലെ സോലാപുർ ജില്ലയിലെ ഒരു പവിത്രമായ നഗരമാണ്
ആഷാഢ ഏകാദശിയുടെ ഏകദേശം 1520 ദിവസം മുമ്പ് വാർകരികൾ അതായത് തീർഥാടകർ പല്ലക്കുകളുമായി പംഢർപൂർ യാത്രക്ക് കാൽനടയായി പുറപ്പെടുന്നു
വാരി എന്നറിയപ്പെടുന്ന ഈ യാത്രയിൽ ലക്ഷക്കണക്കന് വാർകരികളാണ് പങ്കെടുക്കുന്നത്
സന്ത് ജ്ഞാനേശ്വർ സന്ത് തുക്കാറാം എന്നിവരെപ്പോലുള്ള മഹത്തുക്കളുടെ പാദുകങ്ങൾ പല്ലക്കിൽ വച്ച് വിട്ഠൽ വിട്ഠൽ എന്നു പാടിക്കൊണ്ട് നടക്കുന്നു
ഈ വാരി വിദ്യഭ്യാസം സംസ്കാരം ആദരവ് എന്നിവയുടെ ത്രിവേണീസംഗമമാണ്
തീർഥയാത്രക്കാർ വിട്ഠോബയെന്നും പാണ്ഡുരംഗ എന്നും പറയപ്പെടുന്ന ഭഗവാൻ വിട്ഠലിന്റെ വിഠോബയുടെ ദർശനത്തിനായി അവിടെ എത്തിച്ചേരുന്നു
ഭഗവാൻ വിട്ഠൽ ദരിദ്രരുടെയും നിഷേധിക്കപ്പെട്ടവരുടെയും പീഡിപ്പിക്കപ്പെട്ടവരുടെയും നന്മ കാക്കുന്നു
മഹാരാഷ്ട്ര കർണാടക ഗോവ ആന്ധ്ര പ്രദേശ് തെലങ്കാന തുടങ്ങിയ ഇടങ്ങളിലെ ആളുകൾക്ക് അപാരമായ ബഹുമാനവും ഭക്തിയുമുണ്ട്
പംഢർപൂരിലെ വിട്ഠോബാ ക്ഷേത്രത്തിൽ പോവുകയെന്നതും അവിടത്തെ മാഹാത്മ്യം സൌന്ദര്യം ആധ്യാത്മികമായ ആനന്ദം തുടങ്ങിയവയും വേറിട്ട അനുഭവമാണ്
മൻകീ ബാത്തിന്റെ ശ്രോതാക്കളോട് എനിക്കു പറയാനുള്ളത് അവസരം കിട്ടിയാൽ ഒരു പ്രാവശ്യം തീർച്ചയായും പഢർപൂർ വാരിയിൽ പങ്കെടുക്കണമെന്നാണ്
ജ്ഞാനേശ്വർ നാമദേവ് ഏകനാഥ് രാമദാസ് തുക്കാറാം തുടങ്ങി അസംഖ്യം പുണ്യാത്മാക്കൾ മഹാരാഷ്ട്രയിൽ ഇന്നും സാധാരണ ജനങ്ങൾക്ക് അറിവു പകരുന്നുണ്ട്
അന്ധമായ ബഹുമാനത്തിനെതിരെ പോരാടാൻ ശക്തിയേകുകയാണ് ഹിന്ദുസ്ഥാന്റെ എല്ലാ മൂലയിലും ഈ സന്യാസി പരമ്പര പ്രേരണയേകിക്കൊണ്ടിരിക്കും
ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളിൽ നിന്നും സന്മനോഭാവം സ്നേഹം സാഹോദര്യം എന്നിവയുടെ സന്ദേശമാണു ലഭിക്കുന്നത്
അന്ധമായ ബഹുമാനത്തിനെതിരെ ബഹുമാനത്തോടെ സമൂഹം പോരാടണമെന്ന മന്ത്രോപദേശം ലഭിക്കുന്നു
സമയാസമയങ്ങളിൽ സമൂഹത്തെ തടഞ്ഞ് വഴക്കു പറഞ്ഞ് കണ്ണാടി കാട്ടി പഴയ ദുരാചാരങ്ങൾ സമൂഹത്തിൽ ഇല്ലാതെയാകാനും ആളുകളിൽ കരുണയും സമത്വവും ശുചിത്വത്തിന്റെ സംസ്കാരവുമുണ്ടാക്കാനും ശ്രമിച്ചവരാണിവർ
നമ്മുടെ ഈ മാതൃഭൂമി ബഹുരത്നയായ വസുന്ധരയാണ്
സന്തുകളുടെ ഒരു മഹാപാരമ്പര്യം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നതുപോലെ ഭാരതാംബയ്ക്കായി സമർപ്പിക്കപ്പെട്ട മഹാപുരുഷന്മാർ ഈ ഭൂമിയ്ക്കുവേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു
അതുപോലെയൊരു മഹാപുരുഷനാണ് ലോകമാന്യതിലകൻ
അദ്ദേഹം അനേകം ഭാരതീയരുടെ മനസ്സിൽ ആഴത്തിൽ ഇടംനേടി
ജൂലൈ 23 ന് നാം തിലകന്റെ ജയന്തിയിലും ആഗസ്റ്റ് 01 ന് സമാധിദിനത്തിലും അദ്ദേഹത്തെ നാം സ്മരിക്കുന്നു
ലോകമാന്യതിലകൻ ധൈര്യവും ആത്മവിശ്വാസവും നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു
അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് അവരുടെ തെറ്റു കാട്ടിക്കൊടുക്കാനുള്ള ശക്തിയും ബുദ്ധിയുമുണ്ടായിരുന്നു
ഇരുപതു വർഷത്തിനുള്ളിൽ മൂന്നു പ്രാവശ്യം രാജ്യദ്രോഹക്കുറ്റം ചുമത്താൻ ശ്രമിക്കും വിധം ഇംഗ്ലീഷുകാർ അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു
അതൊരു ചെറിയ കാര്യമല്ല
ഞാൻ ലോകമാന്യ തിലകനെക്കുറിച്ചും അഹമദാബാദിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയുമായും ബന്ധപ്പെട്ട ഒരു രസമുള്ള സംഭവം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാഗ്രഹിക്കുന്നു
1916 ഒക്ടോബറിൽ അഹമദാബാദിലെത്തിയപ്പോൾ അക്കാലത്ത് ഇന്നേക്ക് ഏകദേശം നൂറു വർഷം മുമ്പ് 40000 ലധികം ആളുകൾ അദ്ദേഹത്തെ അവിടെ സ്വാഗതം ചെയ്യാനെത്തി
ഈ യാത്രയ്ക്കിടയിൽ സർദാർ വല്ലഭ് ഭായി പട്ടേലിന് അദ്ദേഹവുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചു
സർദാർ വല്ലഭ് ഭായി പട്ടേലിനെ ലോകമാന്യ തിലകൻ വളരെ സ്വാധീനിച്ചിരുന്നു
1920 ആഗസ്റ്റ് 01 ന് ലോകമാന്യ തിലകൻ ദിവംഗതനായി
അഹമദാബാദിൽ അദ്ദേഹത്തിന് സ്മാരകമുണ്ടാക്കുമെന്ന് അപ്പോൾതന്നെ നിശ്ചയിക്കപ്പെട്ടു
സർദാർ വല്ലഭ് ഭായി പട്ടേൽ അഹമദാബാദ് കോർപ്പറേഷന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു
വേഗം തന്നെ അദ്ദേഹം ലോകമാന്യ തിലക സ്മാരകത്തിനായി വിക്ടോറിയ ഗാർഡൻ തിരഞ്ഞെടുത്തു
ബ്രിട്ടീഷ് മഹാറാണിയുടെ പേരിലുള്ള ഗാർഡൻ തന്നെ
സ്വാഭാവികമായും ബ്രീട്ടീഷുകാർ ഇതിൽ അസന്തുഷ്ടരായി കളക്ടർ ഇതിന് അനുവാദം നല്കുന്നത് തുടർച്ചയായി നിഷേധിച്ചുകൊണ്ടിരുന്നു
എന്നാൽ സർദാർ സാഹബ് സർദാർ സാഹബായിരുന്നു
അദ്ദേഹം ഉറച്ചു നിന്നു തനിക്ക് പദവി ഉപേക്ഷിക്കേണ്ടി വന്നാലും ലോകമാന്യതിലകന്റെ പ്രതിമ സ്ഥാപിക്കപ്പെടുകതന്നെ ചെയ്യുമെന്ന് ഉറച്ചുനിന്നു
അവസാനം പ്രതിമ നിർമ്മിക്കപ്പെട്ടു
1929 ഫെബ്രുവരി 28ന് മറ്റാരെക്കൊണ്ടുമല്ല മഹാത്മാഗാന്ധിയെക്കൊണ്ടുതന്നെ അതിന്റെ ഉദ്ഘാടനം നിർവ്വഹിപ്പിച്ചു
ആ വേളയിൽ പൂജ്യനീയ ബാപ്പു പറഞ്ഞു സർദാർ പട്ടേൽ വന്നതിനു ശേഷം അഹമദാബാദ് കോർപ്പറേഷന് ഒരു വ്യക്തിയെ കിട്ടിയെന്നു മാത്രമല്ല ധൈര്യവും ലഭിച്ചു അതുകൊണ്ടാണ് തിലക്ജിയുടെ പ്രതിമ ഉണ്ടാക്കപ്പെട്ടത് എന്ന്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ തിലക്ജി ഒരു കസേരയിൽ ഇരിക്കുന്ന വളരെ ദുർല്ലഭമായ ഒരു പ്രതിമയാണ് ഇത്
ഇതിൽ തിലക്ജിയുടെ തൊട്ടു താഴെ എഴുതിയിരിക്കുന്നു സ്വരാജ് നമ്മുടെ ജന്മാവകാശമാണ്
ഇംഗ്ലീഷുകാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്
ലോകമാന്യതിലകന്റെ ശ്രമഫലമായിട്ടാണ് ഗണേശോത്സവം ആരംഭിച്ചിട്ടുള്ളത്
ഗണേശോത്സവം പരമ്പരാഗതമായ ബഹുമാനത്തോടും ഉത്സവമായും ആഘോഷിക്കുന്നതിനൊപ്പം സാമൂഹിക ഉണർവ്വ് സാമൂഹ്യബോധം ആളുകളിൽ സമരസത സമത്വം ഒക്കെ വളർത്താനുള്ള ശക്തമായ മാധ്യമമായി മാറിയിരുന്നു
രാജ്യത്ത് ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടാൻ ഒരുമിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു അത്
ആ ഉത്സവങ്ങൾ ജാതി മത ബാധകൾ ഇല്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ചു
കാലംചെന്നതിനനുസരിച്ച് ഈ ആഘോഷങ്ങൾക്ക് ജനസമ്മതി ഏറിക്കൊണ്ടിരുന്നു
ഇതിൽ നിന്നും നമ്മുടെ പ്രാചീനമായ പൈതൃകത്തോടും ചരിത്രത്തിലെ നമ്മുടെ വീരനായകരോടും ഇന്നും നമ്മുടെ യുവ തലമുറയ്ക്ക് താത്പര്യമേറെയുണ്ടെന്ന് വ്യക്തമാണ്
ഇന്ന് പല നഗരങ്ങളിലും എല്ലാ തെരുവുകളിലും നിങ്ങൾക്ക് ഗണേശമണ്ഡപങ്ങൾ കാണാനാകും
തെരുവിലെ എല്ലാ കുടുംബങ്ങളും ഒത്തുചേർന്ന് അത് സംഘടിപ്പിക്കുന്നു
ഒരു ടീമായി പ്രവർത്തിക്കുന്നു
ഇത് നമ്മുടെ യുവാക്കൾക്ക് നേതൃത്വം സംഘടനാബോധം എന്നിവയെക്കുറിച്ചു പഠിക്കാനും അതിനുള്ള കഴിവ് വികസിപ്പിക്കാനുമുള്ള ഒരു നല്ല അവസരമാണ്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ ലോകമാന്യ തിലകനെക്കുറിച്ചോർക്കുമ്പോൾ ഇപ്രാവശ്യവും ഗണേശോത്സവും ഉത്സാഹത്തോടെ നടത്തണമെന്നും മനസ്സർപ്പിച്ച് നടത്തണമെന്നും പരിസ്ഥിതി സൌഹൃദ ഗണേശോത്സവം നടത്താൻ ശ്രദ്ധിക്കണമെന്നും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോടു പറഞ്ഞിരുന്നു
ഇപ്രാവശ്യവും ഗണേശ്ജിയുടെ പ്രതിമ മുതൽ അലങ്കാരസാധനങ്ങളെല്ലാം പരിസ്ഥിതി സൌഹൃദമായിരിക്കണം
എല്ലാ നഗരങ്ങളിലും പരിസ്ഥിതി സൌഹൃദ ഗണേശോത്സവത്തിന്റെ മത്സരമായിരിക്കണം നടക്കേണ്ടത്
അവർക്ക് സമ്മാനം നല്കണം മൈ ജിഓവി യിലും നരേന്ദ്രമോദി ആപ് ലും പരിസ്ഥിതി സൌഹൃദ ഗണേശോത്സവസാമഗ്രികളെക്കുറിച്ചുള്ള വ്യാപകമായ പ്രചാരമുണ്ടാകണം
ഇക്കാര്യമൊക്കെ ഞാൻ ആളുകൾക്കിടയിലേക്ക് തീർച്ചയായുമെത്തിക്കും
ലോകമാന്യതിലകൻ ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസമുണ്ടാക്കി ഒരു മുദ്രാവാക്യമേകി സ്വരാജ് നമ്മുടെ ജന്മാവകാശമാണ് അത് നേടിയെടുക്കുകതന്നെ ചെയ്യും
ഇന്നും സ്വരാജ് നമ്മുടെ ജന്മാവകാശമാണ് നാമതു നേടുകതന്നെ ചെയ്യും എന്നു പറയേണ്ട സമയമാണ്
എല്ലാ ഭാരതീയർക്കും സദ്ഭരണത്തിന്റെയും വികസനത്തിന്റെയും നല്ല ഫലങ്ങൾ ലഭ്യമാകണം
ഇതാണ് ഒരു പുതിയ ഭാരതത്തെ നിർമ്മിക്കുക
തിലകന്റെ ജനനത്തിന് 50 വർഷങ്ങൾക്കുശേഷം അതേ ദിവസം അതായത് ജൂലൈ 23 ന് ഭാരതാംബയുടെ മറ്റൊരു പുത്രൻ ജന്മമെടുത്തു
അദ്ദേഹം നാം സ്വാതന്ത്ര്യത്തിന്റെ കാറ്റേറ്റ് ശ്വസിക്കട്ടെ എന്നു കരുതി ജീവിതം ബലിയർപ്പിച്ചു
ഞാൻ ചന്ദ്രശേഖർ ആസാദിനെക്കുറിച്ചാണു പറയുന്നത്
ഈ വരികൾ കേട്ട് പ്രേരണയുൾക്കൊള്ളാത്ത ഏതൊരു യുവാവാകും ഭാരതത്തിലുണ്ടാവുക
സർഫരോശി കി തമന്നാ അബ് ഹമാരേ ദിൽ മേ ഹൈ
ദേഖനാ ഹൈ ജോർ കിതനാ ബാജുഏകാതിൽ മേം ഹൈ
ഈ വരികൾ അശ്ഫാക് ഉള്ളാഹ് ഖാൻ ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് എന്നിവരെപ്പോലുള്ള അനേകം യുവാക്കൾക്കു പ്രേരണയായി
ചന്ദ്രശേഖർ ആസാദിന്റെ ധൈര്യം സ്വാതന്ത്ര്യത്തിനായുള്ള അദ്ദേഹത്തിന്റെ ഉത്സാഹം ഒക്കെ അനേകം യുവാക്കൾക്കു പ്രേരകമായി
ആസാദ് ജീവിതം ഹോമിച്ചു എന്നിട്ടും വിദേശ ഭരണത്തിനുമുന്നിൽ ഒരിക്കലും തല കുനിച്ചില്ല
എനിക്ക് മധ്യപ്രദേശിൽ ചന്ദ്രശേഖർ ആസാദിന്റെ ഗ്രാമമായ അലീരാജ്പൂരിൽ പോകാനുള്ള സൌഭാഗ്യം ലഭിച്ചു
അലഹബാദിൽ ചന്ദ്രശേഖർ ആസാദ് പാർക്കിലും ആദരാഞ്ജലി അർപ്പിക്കാൻ അവസരം കിട്ടി
ചന്ദ്രശേഖർ ആസാദ് വിദേശികളുടെ വെടിയേറ്റു മരിക്കാൻ ആഗ്രഹിക്കാത്ത വീരപുരുഷനായിരുന്നു
ജീവിക്കുന്നെങ്കിൽ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടും മരിക്കുന്നെങ്കിലും സ്വതന്ത്രനായിത്തന്നെ മരിക്കും
ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വൈശിഷ്ട്യം
ഒരിക്കൽ കൂടി ഭാരതാംബയുടെ വീരപുത്രന്മാരായ ലോകമാന്യതിലകനെയും ചന്ദ്രശേഖർ ആസാദിനെയും ആദരവോടെ നമിക്കുന്നു
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് ഫിൻലാൻഡിൽ നടന്ന ജൂനിയർ അണ്ടർ 20 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ ഭാരതത്തിന്റെ ധീര വനിത കർഷകപുത്രി ഹിമാ ദാസ് സ്വർണ്ണമെഡൽ നേടിക്കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു
നമ്മുടെ മറ്റൊരു മകൾ ഏകതാ ഭയാൻ എന്റെ കത്തിനു മറുപടിയായി ഇന്തോനേഷ്യയിൽ നിന്ന് അവിടെ ഏഷ്യൻ ഗയിംസിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണെന്നറിയിച്ചുകൊണ്ട് എനിക്ക് ഇമെയിലയച്ചു
ഇമെയിലിൽ ഏകത എഴുതുന്നു ഏതൊരു അത്ലെറ്റിന്റെയും ജീവിതത്തിൽ ഏറ്റവും മഹത്തായ നിമിഷം ത്രിവർണ്ണ പതാക ഏന്തുന്ന നിമിഷമാണ്
എനിക്കതു സാധിച്ചുവെന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്
ഏകതാ നമുക്കെല്ലാം അതിൽ അഭിമാനമുണ്ട്
ഏകത നാടിന്റെ പേര് ഉജ്ജ്വലമാക്കി
ടുണീഷ്യയിൽ ലോക പാരാ അത്ലെറ്റിക് ഗ്രാന്റ് പ്രി 2018 ൽ ഏകത സ്വർണ്ണ വെങ്കല മെഡലുകൾ നേടുകയുണ്ടായി
വെല്ലുവിളിയെത്തന്നെ കഴിവിന്റെ മാധ്യമമാക്കി എന്നതാണ് ഏകതയുടെ നേട്ടം
ഏകതാ ഭയാൻ 2003 ൽ റോഡപകടത്തിൽപെട്ട് അരയ്ക്കുതാഴെ തളർന്നുപോയ കുട്ടിയാണ്
എന്നാൽ ആ കുട്ടി ധൈര്യം കൈവിട്ടില്ല സ്വയം ശക്തി സംഭരിച്ച് ലക്ഷ്യം നേടി
മറ്റൊരു ദിവ്യാംഗൻ യോഗേശ് കഠുനിയാജി ബെർലിനിൽ പാരാ അത്ലറ്റിക്സ് ഗ്രാന്റ് പ്രിയിൽ ഡിസ്കസ് ത്രോ യിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് ലോക റെക്കാഡ് സ്ഥാപിച്ചു
കൂടെത്തന്നെ സുന്ദർ സിംഗ് ഗുർജർ ജാവലിൻ ത്രോയിൽ സ്വർണ്ണമെഡൽ നേടി
ഏകതാ ഭയാനെയും യോഗേശി കുഠിയായെയും സുന്ദർസിംഗ് നെയും നിങ്ങളുടെ സാഹസത്തിന്റെ പേരിൽ നമിക്കുന്നു ആശംസിക്കുന്നു
നിങ്ങൾ ഇനിയും മുന്നേറം കളിച്ചുകൊണ്ടിരിക്കണം കൂടുതൽ നേട്ടങ്ങൾ കൊയ്യണം
പ്രിയപ്പെട്ട ജനങ്ങളേ ആഗസ്റ്റ് മാസം ചരിത്രത്തിലെ അനേകം സംഭവങ്ങളാലും ഉത്സവങ്ങളാലും നിറഞ്ഞതാണ്
എന്നാൽ കാലാവസ്ഥ കാരണം ചിലപ്പോഴൊക്കെ രോഗവും വീട്ടിലേക്കു കടന്നുവരും
നിങ്ങളെ ഏവരെയും നല്ല ആരോഗ്യത്തോടെ കഴിയാനും ദേശഭക്തിയുണർത്തുന്ന ഈ ആഗസ്റ്റ് മാസത്തിൽ നൂറ്റാണ്ടുകളായി നടന്നുപോരുന്ന അനേകാനേകം ഉത്സവങ്ങളുടെ പേരിൽ ആശംസകൾ നേരുന്നു
വീണ്ടും ഒരിക്കൽ കൂടി മൻ കീ ബാത്തിൽ വീണ്ടും ഒരുമിക്കാം
വളരെ വളരെ നന്ദി